ഇരുന്നൂർ എത്തിച്ചേ ഇരുന്നൂർ എത്തിച്ചേ ഗാന്ധിജിയുടെ നീ ഇരുപ്പത്തിമൂന്നിനല്ലേ അപ്പോ നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്രണ്ടോക്കെ നന്നായിട്ട് revision ചെയ്യും ട്ടോ ഇരുപത്രണ്ടിന്‌ full ഈ marathon പോലെ full revision ആയിട്ടുള്ള class ഉണ്ട് പേടിക്കണ്ട full revision ഉണ്ട് ഇരുപത്രണ്ടിന്‌ തലേദിവസം exam ന്റെ തലേദിവസം okay so ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ Indian national congress നടത്തിയിട്ടുള്ള ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം okay non corporation movement ന്ന് പറയുന്നത് non corporation movement ന്ന് പറയുന്നത് ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപതിൽ കൽക്കട്ടയിൽ ചേർന്നിട്ടുള്ള indian national congress ന്റെ ഏർ പ്രത്യേക സമ്മേളനം അതായത് special session ആണ് ഇതിന് അംഗീകാരം കൊടുത്തത് ട്ടോ സാധാരണ കോൺഗ്രസ് സമ്മേളനംഒക്കെ december ല ചേരാ ആ കാര്യം ഒന്ന് മക്കൾ ആലോയിക്കണേ ഇത് special session ആയിരുന്നു ചേർന്നിട്ടുള്ളത് ട്ടോ special special session ആണേ the non corporation movement was in mass protest indian national congress under the leadership of ഗാന്ധി മഹാത്മാഗാന്ധിന്റെ leadership ൽ ഉള്ള ഒരു എന്നാ പറയാ ഒരു mass protest ആണ് non corporation movement ന്ന് പറയുന്നത് non corporation movement രണ്ട് എന്താ പറയാ ഏർ ബഹിഷ്കരണവുണ്ട് ക്രിയാത്മക പ്രവർത്തനങ്ങളുണ്ട് രണ്ടുതരം കർമ്മ പരിപാടികൾ അതായത് മലയാളത്തിൽ കർമ്മപരിപാടി എന്ന് പറയും non corporation movement was carried out at two level രണ്ട് level ൽ ആണ് ഇത് carryout ചെയ്തത് രണ്ട് level ൽ ആണ് ഇത് execute ചെയ്തത് ട്ടോ യാണ് രണ്ട് level രണ്ട് level ഏതൊക്കെയാണ് രണ്ട് level ഏതൊക്കെയാണ് boycott ചെയ്യാ അതായത് British വസ്ത്രങ്ങളെ അവരുടെ university അവരുടെ college ഇതൊക്കെ Boycott ചെയ്യാ British foods British അവിടുന്ന് import ചെയ്തിട്ടുള്ള goods അതായത് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിർത്താ foreign വസ്ത്രങ്ങളൊക്കെ കത്തിക്കാ അങ്ങനത്തെ പരിപാടികൾ ആയിരുന്നു ട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നിഷേധിക്ക നികുതി tax അടക്കാണ്ടിരിക്ക പദവികൾ ഉദ്യോഗങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുക അതായത് british employees ഒക്കെ ജോലി രാജിവെക്കാ ഇന്ത്യക്കാരായിട്ടുള്ള British ഏർ ജോലിക്കാരൊക്കെ sir പാട്ടു പാടും പാട്ട് പാടും പേടിക്കേണ്ട നിങ്ങൾ ഇരുന്നൂർ എത്തിച്ചാ മതി നമ്മൾ പാട്ടും Dance സും ഒക്കെ വരും okay പാട്ടും step ഒക്കെ ഉണ്ട് ഇതില് അപ്പോ നിങ്ങൾ ഇരുന്നൂർ എത്തിച്ചേ പെട്ടെന്ന് അപ്പോ ബഹിഷ്കരിക്ക കോടതി ബഹിഷ്കരിക്ക ഇതൊക്കെ ഇതേ boycotting move എന്താ പറയാ Boycott ന്ന് പറയും ഇതിന് മൊത്തത്തിൽ ബഹിഷ്കരിക്കുന്നതിന് പിന്നെ constructive work ക്കും ഉണ്ട് CDP ന്ന് പറയും constructive program constructive program എന്തൊക്കെയാ പഠിക്കാൻ ഉള്ളത് ഒന്നാമത് ഹിന്ദു മുസ്ലിം unity കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ

okay പിന്നെന്താ establishment of national schools അതായത് ഇന്ത്യക്കാർ തന്നെ start ചെയ്യുന്ന scholl college കള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ start ചെയ്യാ ഇതൊക്കെ constructive programs ൽ അല്ലെങ്കിൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ under ൽ വരും sir പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ അതായത് non crop corporation movement രണ്ട് phase ഇണ്ട് അല്ലെങ്കിൽ രണ്ട് type of work നടന്നിട്ടുണ്ട് ഒന്ന് boycott movement അതായത് സാധനങ്ങളൊക്കെ ബഹിഷ്കരിക്കുക രണ്ടാമത്തേത് constructive work അല്ലെങ്കിൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്ന് പറയും നമ്മൾ ക്രിയാത്മക പ്രവർത്തനങ്ങൾ okay okay okay എല്ലാവർക്കും clear അല്ലേ clear അല്ലേ മക്കളെ മക്കക്ക് ഇത് clear യിട്ടുണ്ടെങ്കിൽ fire ഇട്ടെ comment box ൽ fire ഒണ്ട് തീ മഴ പെയിച്ചേ എല്ലാരും തീ മഴ പെയ്യിക്ക് come on come on ഇരുന്നൂറിൽ എത്തിച്ചേ

പഠിത്തത്തിന് പഠിത്തം പാട്ടിന് പാട്ട് dance ന് dance okay എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോല്ലേ ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും bpore ടിക്കുന്നുണ്ടോ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ doubt എന്ന് comment ചെയ്യാം അല്ലെങ്കിൽ സാറേ എനിക്ക് doubt ഉണ്ടെന്ന് പറയാണ്ട് doubt എന്താണ് ചോദിക്ക് സാറോട്

okay അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു boycott ഇണ്ട് constructive programs ഇണ്ട് ട്ടോ non corporation movement ന്റെ was carried out in two ways അല്ലെങ്കിൽ two levels രണ്ട് ലവലാ level ആയിട്ടാണ് നമ്മൾ എന്താ carry out ചെയ്തിട്ടുള്ളത് ഹും ഇനി മലബാർ കലാപം നമ്മളെ ഈ കേരളത്തിലേക്ക് തിരിച്ചു വര നമ്മളിപ്പോ whole india level കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു national level importance ഉള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അഖിലേന്ത്യാ അല്ലെങ്കിൽ എന്താ ഇന്ത്യ മൊത്തം ഉള്ള തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ല്ലേ ഇനി നമ്മൾ എന്താ ഇനി നമ്മളെ കേരളത്തിലേക്ക് വരാ നമ്മൾ എവിടെ മലബാർ കലാപം ഞാൻ ഒരു കാര്യം ഒരു video ചെയ്തിട്ടുണ്ട് മുന്നേ അത് content videos നിങ്ങളെല്ലാരും കാണാറില്ലേ അതിലെ മലബാർ കലാപം നിങ്ങൾ USS പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് special edition video ചെയ്തിട്ടുണ്ടായിരുന്നു okay മലബാർ കലാപം എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുല്ലോ എല്ലാരും ല്ലേ മലബാർ കലാപം ഒക്കെ പഠിച്ചിട്ടില്ലേ മലബാർ കലാപം ന്താ കേരളത്തിൽ British വിരുദ്ധ കലാപങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കലാപമായിരുന്നു മലബാർ കലാപം മലബാറിലെ മുസ്ലീങ്ങൾ ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് മലബാർ കലാപത്തിന് ഇപ്പോത്തെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പൊന്നാനി അതേപോലെ കോഴിക്കോട്

മലബാർ കലാപം പഠിക്കണം വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ പിന്നെന്താ salt law പിന്നെ salt law break ചെയ്തത് ഉപ്പുസത്യാഗ്രഹം പഠിക്കണം പിന്നെ quit India എന്താന്ന് പഠിക്കണം പിന്നെ ആരൊക്കെയായിരുന്നു INA Indian national army ന്റെ leaders ആരൊക്കെയായിരുന്നുന്ന് പഠിക്കണം ഇതൊക്കെയാണ് മക്കളെ ഈ chapter ൽ Important പിന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ strike കൾ ചമ്പാരൻ ഖേദ അഹമ്മദാബാദ് cotton mill ഇത്രയോആണ് ഇതിൻറെ important page number നൂറ്റി ഒന്ന് എന്താ ഉള്ളത് നൂറ്റി ഏർ രണ്ടാമത്തെ page ൽ എന്താ content ഉള്ളത് എന്നൊന്ന് പറഞ്ഞേ നൂറ്റെഴാമത്തെ page ൽ എന്തൊക്കെയാ content ഉള്ളത് എന്നൊന്ന് പറഞ്ഞേ ഇതിപ്പോ എത്രപേരെ കാണുന്നത് നൂറ്റിമുപ്പത്തിമൂന്നോ നൂറ്റിഎഴുവത്താറോ okay okay okay okay okay അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവും പിന്നെ ആയിരത്തിത്തൊള്ളായിരത്തി ഏഴിലെ മഞ്ചേരി congress session ഉം നടന്നു ഇതൊക്കെയാണ് മലബാർ കലാപത്തിന്റെ എന്താ മലബാർ കലാപം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് അതായത് British നികുതി കൂട്ടാ ഉപദ്രവിക്ക ഇതൊക്കെയായിരുന്നു British കാരുടെ Hobby ല്ലേ അതിനു കുറെ ജെന്നി നമ്പൂതിരി ജെന്നിമാരഇങ്ങനെ support ചെയ്തു അപ്പോ അതിനൊക്കെ എതിരെയായിട്ട് കർഷകൻ എന്താ പറയാ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു സമരം ആയിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത് ല്ലേ ഇതിന് കുറെ നേതാക്കന്മാർ British എന്താ പറയാ പട്ടാളവും പോലീസും ഒക്കെ arrest ചെയ്യേ കൊല്ലും ചെയ്തിട്ടുണ്ട് മലബാർ കലാപത്തിന്റെ സമയത്ത് okay ആരൊക്കെയാണെന്ന് നോക്കാം ഏർ British കാരോടും ജെന്നിരോടും കൂടി എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി വരുന്ന ഒരു ഒരു സമയമായിരുന്നു അത്

British police station അക്രമിക്കാൻ തുടങ്ങി പിന്നെ ജെന്നിമാരെ ഒക്കെ കൊല്ലാൻ തുടങ്ങി ല്ലേ British goods ഒക്കെ കത്തിക്കാൻ തുടങ്ങി അങ്ങനെയൊരു കലാപം ആയിട്ട് മാറി കലാപം ഉണ്ടായി ഒരു riot നടന്നു അതിനെ നമ്മൾ മലബാർ കലാപംന്ന് പറയുന്നത് അങ്ങനെ കലാപകാരികളെ രോക്ഷം ആളിക്കത്തി കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് എന്നവരെ British കാർ വധിച്ചു okay അതാണ് മലബാർ rebellion ന്ന് പറയുന്നത് ട്ടോ nineteen twentyone ലാണ് മലബാർ rebellion നടക്കുന്നത് ആ വർഷം important ആണ് ആഹ് കർഷകരിൽ അധികരും മാപ്പിളമാരായിരുന്നു മാപ്പിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലെ മുസ്ലിംസിനആണ് നമ്മൾ മാപ്പിളമാർ എന്ന് പറയുന്നത് ട്ടോ അതും നിങ്ങൾ പഠിക്കണേ ആഹ് പിന്നെ tragedy ഇണ്ടെ sir പറഞ്ഞു പേര് പറയാൻ മറന്നു പോയതാണ് tragedy യും പഠിക്കണം tragedy മലബാർ കലാപവുമായി associate ട്ടുള്ള ഒരു event ആണ് കൂട്ടക്കൊല അല്ലെങ്കിൽ tragedy ന്ന് പറയുന്നത് അപ്പോ മലബാർ കലാപം നമ്മൾ വൃത്തിൽ പഠിച്ചിട്ടുണ്ട്

okay അപ്പോ മലബാർ കലാപം കഴിഞ്ഞു ഇനി വാഗൺ tragedy വാഗൺ tragedy എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ കലാപത്തിൽ arrest ചെയ്തിട്ടുള്ള കുറെപേര മലപ്പുറത്തെ തിരൂർ station ൽ നിന്നും കോയമ്പത്തൂർ ആയ ന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെന്താ കുത്തിതിരക്കി കൊണ്ടുയി ഒരു വാഗൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ goods അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോന്നതല്ലേ train അല്ലേ goods train ന്ന് പറയൂലേ അതിലെ ശ്വാസം പോലും കിട്ടാണ്ട് കുറെ ആളുകൾ പിടഞ്ഞു മരിച് ട്ടോ ഏഴുവത്രണ്ട് ആളുകൾ മരിച്ചു എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ചിലപ്പോ അതിൽ കൂടാൻ കുറയാൻ ഒക്കെ ചെയ്യാം ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിനാണ് ഇത് നടക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഈ വാഗൺ tragedy എന്ന് പറയുന്നത് okay വാഗൺ tragedy വാഗൺ tragedy ന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാർക്കുംഅറിയാലോ

which even happened on tenth of November nineteen twentyone is known as wagon tragedy ഏർ the British brutally supressed the mass movement against land lordism and administration okay വാഗൺ tragedy എന്താണ് മക്കക്ക് മനസ്സിലായില്ലെ വാഗൺ tragedy മനസ്സിലായില്ലേ okay അപ്പോ വാഗൺ tragedy എല്ലാവക്കും മനസ്സിലായിന്ന് വിശ്വസിക്കയാണ് ഇതിന് മലയാളത്തിൽ എന്താ വാഗൺ tragedy ന്നും വാഗൺ കൂട്ടക്കൊലന്നും എന്ത് വേണേലും പറഞ്ഞോ വാഗൺ tragedy ന്ന് തന്നെ എഴുതാണ് sir ട്ടോ

അല്ലെങ്കിൽ നിസ്സാര സമരം start ചെയ്തില്ലേ ഇതിൽ ഗാന്ധിജി തൊള്ളായിരത്തി ഇരുപ്പത്തിരണ്ടിൽ follow up ചെയ്തു അതായത് അതിന് കാരണമായിട്ടുള്ള ഒരു event ആണ് ചൗരി ചൗര incident അല്ലെങ്കിൽ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് അതായത് ഉത്തർ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചെ sir പറയുന്നത് ശ്രദ്ധിച്ചെ

start ഇട്ടു വെച്ചോ Important ആണേ ചൗരി ചൗരാ incident ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം അല്ലെങ്കിൽ non corporation movement stop ചെയ്യാൻ ഇടയായിട്ടുള്ള ഒരു event ആണ് ചൗരി ചൗരാന്ന് പറയുന്ന സംഭവം ട്ടോ അപ്പോ നൂറ്റൻമ്പത്തൊമ്പത്‌ പേര് ആയോ ഇരുന്നൂറ് എത്തിക്ക് മക്കളെ ഇരുന്നൂറ് എത്തിച്ച step ഒക്കെ വരുന്നുണ്ട് ഇരുന്നൂറ് എത്തിച്ചാൽ okay ഇരുന്നൂറ് എത്തിച്ചാ നല്ല കിടിലൻ dance ഒക്കെ വരു okay ഇനി class കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് class മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ comment box ൽ comment ഇടണേ എല്ലാ മക്കളും ഇടണേ comment ഇടണേ കാരണം class കഴിഞ്ഞ് കഴിഞ്ഞാൽ comment box ൽ comment ഇടണം അപ്പോ ചൗരി ചൗരാ സംഭവംന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ British ഭരണാധികാരികളെ ചെയ്തികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്രണ്ടിൽ എന്താ കർഷകർ സംഘടിച്ചു മൂവായിരത്തിൽ അധികം വരുന്ന നിരൂതരായ കർഷകരുടെ ജാതക്ക് നേരെ പോലീസ് വെടിവെച്ചു കോതാവരായ ജനക്കൂട്ടം police station എന്താ കത്തിച്ചു അപ്പോ കർഷകരും violent ആവാം തൊടങ്ങിയൊണ്ട് എന്താ ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാന sorry non corporation movement അല്ലെങ്കിൽ നിസ്സാരണ സമരം അല്ലെങ്കിൽ നിസ്സാരണ പ്രസ്ഥാനംന്ന് പറയുന്നത് നിർത്തിവെച്ചു കുറച്ച് കാലത്തേക്ക് okay അപ്പോ nineteen twenty two ൽ ഗാന്ധിജി നിസാരണ പ്രസ്ഥാനം up യ്യാനുള്ള കാരണമായിട്ടുള്ളത് എന്താ ഈ ചൗരി ചൗര സമരണ് മക്കക്ക് മനസ്സിലായോ മനസ്സിലായോ മക്കക്ക് sir പറയുന്നത് നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാനുള്ള കാരണം ഈ ചൗരി ചൗരാ സമരണ് okay ഗാന്ധിജി നിസ്സാരണ സമരം പൂർണ്ണമായിട്ടും നിർത്തിവയ്ക്കാൻ ഉള്ള event ആണ് ഈ ചൗരി ചൗരാ സമരംന്ന് പറയുന്നത് okay ചൗരി ചൗര incident എന്താ in nineteen twentytwo the farmers of ചൗരി ചൗര ഉത്തർപ്രദേശ് organised a mass protest അല്ലെങ്കിൽ demonstration against a hard മെഷേഴ് measures of British the police open fired at the procession of around three thousand unarmed farmers അപ്പോ ഇതിൽ എന്താ from this event ഏർ normal അല്ലെങ്കിൽ ഏർ farmers attacked police station and burn up the police station okay okay ന്ന് പറഞ്ഞാ എന്താ കത്തിച്ചു അല്ലേൽ the police station

thumbs up ഒക്കെ ഇട്ടേ വേഗം മനസ്സിലായ ആൾക്കാർ മനസ്സിലായില്ലേ ഇങ്ങൾക്ക്

ആരും തരൂല്ലേ thumbs up മനസ്സിലാവാത്ത എന്താ ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം നിർത്തി വെക്കാനുള്ള ഒരു event ആണ് ചൗരി ചൗര സമരം അല്ലെങ്കിൽ ചൗരി ചൗരാ incident ന്ന് പറയുന്നത് അതായത് പോലീസ് station അക്രമിച്ച് ഇരുവത്രണ്ട് പോലീസുകാരെ ചുട്ടുകൊന്നു കർഷകരെ അപ്പോ ഇതിന്ന് ഗാന്ധിജി ഈ ആളുകൾ സാധാരണക്കാർ violent ആവോന്ന് ഗാന്ധിജിക്ക് പേടിയായപ്പോൾ എന്താ ഗാന്ധിജി നിസ്സാരണ സമരം നിർത്തിവച്ചു okay ഇനി പറയണോ എളുപ്പമല്ലേ ഇത് simple അല്ലേ അലി എന്താ മനസ്സിലാവാത്തത് എന്താ എന്താ മനസ്സിലാവാത്തത് നിസ്സാരണ ചൗരി ചൗര incident ആണോ ഇടുന്നുണ്ടല്ലോ കുറെ പേര് ഇങ്ങനെക്കെ കാണിക്കുന്നുണ്ടല്ലോ okay ഇനി തൊള്ളായിരത്തി ഇരുപ്പത്തിനാലിലാണ് എന്താ മക്കളെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ട്ടോ വൈക്കം സത്യാഗ്രഹം നടക്കാനുള്ള കാരണംന്ന് വെച്ചാൽ വൈക്കം അമ്പലത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള വഴി കൂടെയൊന്നും സാധാരണക്കാർക്ക് അതായത് നമ്മളെ ഈ lower caste ഉള്ള ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാരെ ആയിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ പറ്റൂലായിരുന്നു അപ്പോ ഇതിന് എതിരെയാണ് എന്താ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ട്ടോ ഈ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ഒരു ജാഥയാണ് സവർണ്ണ ജാഥ എന്ന് പറയുന്നത് so മന്നത്ത് പത്മ ഏർ പത്മനാഭൻ ആണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ട്ടോ മന്നത്ത് പത്മനാഭൻന്ന് പറയുന്നത് ആരാ nayar service society ന്റെ founder ഒക്കെ ആയിരുന്നു NSS ൻറെ founder ഒക്കെ ആയിരുന്നു so വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച് നടന്നിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപ്പതിന്നാലിൽ നവംബർ ഒന്ന് അതായത് നവംബർ ഒന്നിന് സവർണ്ണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു വൈക്കം ക്ഷേത്രത്തിലേക്ക് ഉള്ള എല്ലാ വഴികളും ജാതി ഭേദ എല്ലാർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവരെന്താ രാജാവിനെ പോയി കണ്ടു okay ഇതിനാണ് നമ്മൾ സവർണ്ണ ജാഥ ന്ന് പറയുന്നത് സവർണ്ണ ജാഥ okay സവർണ്ണ ജാഥ മനസ്സിലായല്ലോ അപ്പോ സവർണ്ണജാത എന്താന്ന് മക്കൾക്ക് കത്തിയോ support വൈക്കം സത്യാഗ്രഹ a professional സവർണ്ണ അതായത് upper caste hindus ന്റെ lead by മന്നത്ത് പത്മനാഭൻ was a social reformer from വൈക്കം temple to Trivandrum അവിടത്തെ രാജാവിൻറെടുത്ത് പോയിട്ട് രശ്മിഭായി മഹാറാണിയെ കണ്ടു നിവേദനം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപ്പത്തിനാലിൽ ട്ടോ nineteen twentyfour ലാണ് വൈക്കം സത്യാഗ്രഹ നടക്കുന്നത് ട്ടോ nineteen twenty four ലാണ് വൈക്കം സത്യാഗ്രഹ നടത്തുന്നത് നടക്കുന്നത് പിന്നെ കൊറേ ആളുകളെ ഈ സമാന്തരം parallel ആയിട്ട് ഗാന്ധിജി identity എൻറെ part അല്ലേ violent path ൽ കൂടെ പോയ കുറച്ച് ഉണ്ടായിരുന്നു അതായത് ഇങ്ങോട്ട് അടിച്ച് British കാരെ അങ്ങോട്ട് തിരിച്ചടിക്ക എന്നുള്ള അങ്ങനത്തെ ആളുകൾ ആയിരുന്നു ആരാ ആസാദും ഭഗത് സിങ്ങും രാജ് ഗുരു

തയുള്ള കായിക വിനോദമാണ് കാൽ പന്തുകളി അഥവാ football. പതിനൊന്നു പേരടങ്ങുന്ന രണ്ട് team കൾ തമ്മിലുള്ള മത്സരമാണിത്. ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത് മൈതാനത്തിന്റെ രണ്ടറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ team ൻറെ goal ലെത്തിക്കുകയാണ് team കളുടെ ലക്ഷ്യം ഏറ്റവും goal നേടുന്നവർ കളി ജയിക്കുന്നു. കാലുകൊണ്ടാണ് പ്രധാനമായും football കളിക്കുന്നതെങ്കിലും കൈ ഒഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും കളിക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇരു team ലെയും goal keeper മാർക്ക് പന്ത് കൈ കൊണ്ട് തൊടാം. കളി നിയന്ത്രിക്കുന്നതിന് കളികളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്തിന്റെ ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ referee മാരും ഉണ്ടാകും. കളിയുടെ ഭരണസമിതി ഫിഫ മറ്റ് പേരുകൾ football soccer. സുന്ദരമായ കളി ലോക കളി ആദ്യം കളിച്ചത് december പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപ~ ത്തി മൂന്ന് ലയൺസ് ഫീൽഡ് ലണ്ടൻ ഇംഗ്ലണ്ട്. ചൈനയിലെ ഹാൻസ് സാമ്രാജ്യകാലത്താണ് football ന്റെ ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റ് ചില കളികളും ഉണ്ട് അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്ത് കളി അവിടെ soccer എന്നും അറിയപ്പെടുന്നു association football എന്നത് മറ്റൊരു പേരാണ്. ഫെഡറേഷൻ ഓഫ് ഇൻറർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ ആണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളും ആണ് football നെ ജനപ്രിയമാക്കുന്നത്. ഇരുനൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ ഈ കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് football ന് ഏറ്റവും പ്രചാരമുള്ളത് ഫിഫയുടെ അംഗീകാരം ഇല്ലാത്ത സെവൻസ് football ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരമുണ്ട്. പതിനൊന്ന് പേർ വീതമടങ്ങുന്ന രണ്ട് team ഉം തമ്മിലാണ് മത്സരം പന്ത് കൈക്കലാക്കി എതിർ team ൻ്റെ വലയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നി~ ശ്ചിത സമയമായ തൊണ്ണൂറ് minute ന്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന team കളി ജയിക്കുന്നു. ഇരു team കളും തുല്യ goal കളാണ് നേടിയതെങ്കിൽ കളി സമനിലയാകും. പന്ത് വരുതിയിലാക്കി

per റെ കബളിപ്പിച്ച് പന്ത് വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം. പന്ത് കൈക്കലാക്കി goal ആക്കാൻ ആയി ഇത്തരത്തിൽ team കൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football നെ ആവേശഭരിതമാക്കുന്നത്. പന്ത് കളിക്കളത്തിന്റെ അതിർത്തി വരയ്ക്ക് പുറത്തേക്ക് പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന referee നിർത്തി വെക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളൂ. പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന football ൻ്റെ

ഇന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ ചിത്രം രൂപപ്പെടുത്തിയത് കേംബ്രിഡ്ജിലെ trinity college ആണ്. ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ team കൾ ചർച്ചക്കിരുത്തിയാണ് ഇത് സാധ്യമാക്കിയത് കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിനുള്ള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപ ത്തിമൂന്നിൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപവത്കരണത്തിന് കാരണമായി. ആ വർഷാന്ത്യം football ന്റെ ആദ്യത്തെ നിയമ പട്ടിക പുറത്തിറങ്ങി കളി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്കുവഹിക്കുന്നത് ഇൻറർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് എന്ന സംഘടനയാണ്. ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല് പാരിസിൽ രൂപംകൊണ്ട ഫിഫ IFAB യുടെ നിയമങ്ങൾ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു കാലക്രമത്തിൽ football ലെ ഏറ്റവും ശക്തമായ സംഘടനയായി ഫിഫ മാറി. ഇന്ന് IFAB യിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ഫിഫയിൽ നിന്നാണ്. ഔദ്യോഗികമായി പതിനേഴ് പ്രധാന നിയമങ്ങളാണുള്ളത് എല്ലാ വിഭാഗത്തിലുമുള്ള football കളിയിലും ഈ നിയമങ്ങളാണ് പ്രാവർത്തികമാകുന്നതെങ്കിലും വനിത junior തലങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ ദേശീയ association കൾക്ക് അധികാരമുണ്ട്. ഈ നിയമങ്ങൾക്ക് പുറമേ IFB പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും കളിയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു. കളിക്കാർ ഓരോ team ലും പതിനൊന്ന് കളിക്കാര് ഉണ്ടാവണം ഇവരിൽ ഒരാൾ goal keeper ആയിരിക്കും. പന്ത് കൈകൊണ്ട് തൊടുവാൻ അനുവാദമുള്ള ഏക കളിക്കാരൻ goal keeper ആണ് എന്നാൽ penalty area post നു മുന്നിലുള്ള പതിനെട്ട് വാര box പതിനെട്ട് വാരയ്ക്കുള്ളിൽ വെച്ച് മാത്രമേ goal keeper ക്കും പന്ത് കൈകൊണ്ട് തൊടുവാൻ അനുവാദമുള്ളൂ. കളിക്കാർ shirt അഥവാ jersey നിക്കർ socks എന്നിവ ധരിച്ചിരിക്കണം. തനിക്കോ മറ്റു കളിക്കാർക്കോ പരിക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാൻ പാടില്ല ഇതിൽ മോതിരം മാല എന്നിങ്ങനെയുള്ള ആഭരണങ്ങളും ഉൾപ്പെടും. കളി പുരോഗമിക്കുന്നതിനിടയിൽ ചില കളിക്കാർക്ക് പകരക്കാരെ ഇറക്കാം രാജ്യാന്തര മത്സരങ്ങളിലും മറ്റ് ദേശീയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സൗഹാർദ്ദ മത്സരങ്ങളിൽ ഇതിന് പരിധിയില്ല കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളി നിലവാരം താഴ്ന്നു എന്ന് പരിശീലകന് തോന്നുമ്പോഴോ ആണ് സാധാരണ പകരക്കാരെ ഇറക്കുന്നത്. അങ്ങനെ പകരക്കാരൻ കളത്തിലിറങ്ങിയാൽ ഏത് താരത്തിനും പ്രസ്തുത മത്സരത്തിൽ പിന്നീട് കളിക്കാനാവില്ല. സാധാരണയായി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അളവുകളിൽ പന്തുകൾ ലഭ്യമാണ് അളവിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് വലിപ്പവും കൂടുന്നു ഫിഫ~ യുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെങ്ങും ഉപയോഗിക്കുന്ന അഞ്ച് അളവിലുള്ള പന്തുകളാണ് ഈ പന്തുകൾക്ക് അറുപത്തെട്ട് മുതൽ എഴുപത് centimeter വരെ ചുറ്റളവും നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അൻപത് വരെ gram ഭാരവും ഉണ്ടായിരിക്കണം. അവയിലെ വായു മർദ്ദം സാധാരണ അന്തരീക്ഷമർദ്ദത്തിന്റെ പൂജ്യം point ആറ് മുതൽ ഒന്നേ point ഒന്ന് വരെ മടങ്ങാകാം. ആദ്യകാലത്ത് ഏതാനും ഷഡ്ഭുജ രൂപത്തിലുള്ള തുകൽ കഷ്ണങ്ങൾ തമ്മിൽ തുന്നി ചേർത്ത് ഗോളാകൃതിയിൽ ആക്കിയാണ് കാൽപന്തുകൾ നിർമ്മിച്ചിരിക്കു~ന്നത്. കാറ്റു നിറയ്ക്കാനാ rubber കൊണ്ടുള്ള ഒരു bladder ഉണ്ടാകും ഇതിൽ pump ഉപയോഗിച്ച് കാറ്റ് നിറച്ച് അതിൻറെ വായ് ഭദ്രമായി കെട്ടി പന്തിനകത്ത് കയറ്റി വെച്ച് പന്തിന്റെ പുറം വായ് shoe lace കൾ കെട്ടുന്ന മട്ടിൽ ചരടുപയോഗിച്ച് കെട്ടി ഉറപ്പിക്കുക ആയിരുന്നു പതിവ്. പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറയ്ക്കാവുന്ന പന്തുകൾ നിലവിൽ വന്നു ഇവ നിർമ്മിക്കുന്നത് പ്രത്യേകതരം plastic കൾ ആയ poly urethane ഉപയോഗിച്ചാണ്. നൂറ് മുതൽ നൂറ്റി പത്ത് വരെ നീളവും അറുപത്നാലേ എഴുപത്തഞ്ച് meter വരെ വീതിയുമുള്ള കളിക്കളമായിരിക്കണം. മുതിർന്നവരുടെ football മത്സരത്തിന് ഉപയോഗിക്കുന്നത്. ദീർഘ ചതുരാകൃതിയിലുള്ളതായിരിക്കണം കളിക്കളം. നീളമുള്ള അതിർത്തിവര touch line എന്നും നീളം കുറഞ്ഞത് goal line എന്നും അറിയപ്പെടുന്നു. goal line എന്നും അറിയപ്പെടുന്നു ഇരുവശത്തെയും goal line കളിലാണ് goal post കളുടെ സ്ഥാനം. goal post നു മുന്നിലുള്ള പതിനാറേ point മൂന്ന് meter സ്ഥലത്താണ് penalty box. goal line ൽ നിന്നും കളത്തിലേക്ക് പതിനെട്ട് വാര തള്ളി നിൽക്കുന്നതിനാൽ പതിനെ yard box എന്നും ഈ പ്രദേശത്തെ അറിയപ്പെടുന്നു. കളിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഈ വരയ്ക്ക് വെളിയിൽ വെച്ച് goal keeper പന്ത് കൈകൊണ്ട് തൊട്ടാലോ box നുള്ളിൽ വച്ച് goal ലക്ഷ്യമാക്കുന്ന കളിക്കാരനെ എതിർ team ലെ defender foul ചെയ്താലോ സാധാരണഗതിയിൽ penalty kick നൽകി ശിക്ഷിക്കപ്പെടും. goal post രണ്ട് goal post കൾക്കും ഇടയിൽ ഏഴേ point മുപ്പത്തിരണ്ട് meter തെറ്റി ഏഴേ point മൂന്നേ രണ്ട് meter അകലവും അവയെ ബന്ധിപ്പിക്കുന്ന മുകൾ തണ്ടിന്റെ അടിവശത്തിന് തറനിരപ്പിൽ നിന്ന് രണ്ടേ point നാല് meter ഉയരവും ഉണ്ടായിരിക്കണമെന്നാണ് അന്താരാഷ്ട്ര നിയമം. post കൾക്കും മുകൾ തണ്ടിനും പന്ത്രണ്ട് centimeter കനവും വീതിയും വേണമെന്ന് നിബന്ധനയുണ്ട് കളി സമയം നാൽപ്പത്തഞ്ച് minute വീതം ഉള്ള ഇരുപകുതികളിലായാണ് football മത്സരം. ഇത്രയും പറഞ്ഞുകൊണ്ട്

നമസ്കാരം സ്ഥിരോത്സാഹം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വിദ്യാർത്ഥിയായാലും മറ്റേത് കർമ്മ രംഗത്തു പ്രവർത്തിക്കുന്നവരായാലും സ്ഥിരോത്സാഹമാണ് വിജയത്തിന്റെ കേന്ദ്രബിന്ദു സ്ഥിരോത്സാഹത്തിലൂടെ മാത്രമേ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയവും ഉന്നതമായ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുകയുള്ളു വിദ്യാർത്ഥികളെ സംബന്ധിച്ചു സ്ഥിരോത്സാഹം അങ്ങേയറ്റം സുപ്രധാനമാണ് ഓരോ വര്ഷത്തിന്റെയും ആരംഭം മുതൽ അവസാനം വരെ ചിട്ടയായി പഠിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷകളിൽ ഉയർന്ന mark നേടിക്കൊണ്ട് ശോഭിക്കാൻ സാധിക്കുകയുള്ളു പാഠ്യേതര മേഖലകളിലും വിജയം കൊയ്യാൻ സ്ഥിരോത്സാഹം ആവശ്യമാണ് സ്ഥിരമായി പരിശ്രമിക്കാത്തവർ ഏത് രംഗത്തായാലും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ജീവിതത്തിന്റെ ഏതു തലങ്ങളിലായാലും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും ഫലപ്രദവും പ്രായോഗികവും അപ്രായോഗികവുമായ കാര്യമാണ് സ്ഥിരോത്സാഹം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മിൽ ഭൂരിഭാഗവും പരാജയപ്പെടുന്നതിന്റെ മുഖ്യകാരണം തുടർച്ചയായുള്ള പരിശ്രമത്തിന്റെ അഭാവമാണ് ഇത് മിക്ക ആളുകളുടെയും പ്രധാന ദൗർബല്യവുമാണ് ആത്മ ആത്മാർത്ഥമായ സ്ഥിരപരിശ്രമം ഉറച്ച തീരുമാനം ദൃഢ ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഈ ദൗർബല്യത്തെ നമ്മുക്ക് മറികടക്കുവാൻ കഴിയും എന്നത് തീർച്ചയാണ് നമ്മുടെ നിശ്ചിത ലക്‌ഷ്യം അത് എന്തും ആയിക്കൊള്ളട്ടെ ആ ലക്‌ഷ്യം നാം ഉപേക്ഷിക്കുന്ന സമയപരിധിക്കുള്ളിൽ നേടിയെടുക്കണമെങ്കിൽ തുടർച്ചയായ സ്ഥിര പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മത്സര പരീക്ഷകളിലും വർഷാവസാനത്തിലുള്ള പരീക്ഷ ഉൾപ്പെടെ എല്ലാ ഉദ്യമങ്ങളിലും ഉയർന്ന നിലവാരവും നല്ല mark ഉം നേടണമെങ്കിൽ സ്ഥിരോത്സാഹമാണ് അതിനുള്ള ഒരേയൊരു വഴി നമ്മുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒട്ടേറെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരാണ് ജീവിതം ഫലവത്താകണമെങ്കിൽ നല്ല സ്വപ്നങ്ങളും ഉയർന്ന ലക്ഷ്യങ്ങളും കൂടിയേ തീരു ജീവിതത്തിലെ ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നാം എപ്പോഴും എപ്പോഴും ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്നതും സമീപ ഭാവിയിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നതുമായ ദൗത്യങ്ങളും വൻ വിജയം നേടുവാൻ നമുക്ക് പ്രധാനമായി വേണ്ടത്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 ഒരു ദിവസം പോലും മുടങ്ങാതെ തികഞ്ഞ ഉത്സാഹത്തോടെ പൂർണ്ണമായ പ്രതിബദ്ധതയോടും ആത്മാർത്ഥതയോടും കൂടി നമ്മുടേതായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനെയാണ് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്

സർകുടമാവുന്ന സൽഗുണമാണ് സ്ഥിരോത്സാഹം സ്ഥിരമായും ചിട്ടയോട് കൂടിയും പഠിക്കുന്നവർക്ക് മാത്രമേ പഠിച്ച് ഉയരുവാനും ശോഭനമായ ഭാവി കൈവരിക്കുവാനും സാധിക്കുകയുള്ളൂ SSLCIASEntrance തുടങ്ങിയ മത്സരപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവന്മാരുടെ രഹസ്യം സ്ഥിരോത്സാഹം അല്ലാതെ മറ്റൊന്നുമല്ല വർഷാവസാനത്തിലും പരീക്ഷ അടുക്കുമ്പോഴും ഇടക്കും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 ചിട്ടയോടെ സാവധാനം ആയാസരഹിതമായി പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ അവശേഷിക്കാൻ സാധ്യതയുള്ളൂ പരീക്ഷ സമീപിക്കുമ്പോൾ ഉണ്ണാതെയും ഉറങ്ങാതെയും പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാ മിക്കവാറും പരാജയത്തിലും നിരാശയിലുമാണ് കലാശിക്കാറുള്ളത് മറ്റു സമയങ്ങൾ പല കാര്യങ്ങളിലും ഏർപ്പെട്ടു കൊണ്ട് വെറുതെ സമയം പാഴാക്കുന്നവരാണ് പരീക്ഷ അടുക്കുമ്പോൾ വിശ്രമമില്ലാതെ ശ്വാസമടക്കി പഠിക്കുന്നത്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 പഠിക്കേണ്ട വിഷയങ്ങൾ ഒന്നോ രണ്ടോ രാത്രി കൊണ്ട് വീർപ്പടക്കി വി വിളറി പിടിച് പഠിക്കുവാൻ ഒരുങ്ങുന്ന സാഹസികം തികഞ്ഞ വിഡ്ഢിത്തവും അപ്രായോഗികവുമാണ് സ്വസ്ഥമായും സാവധാനത്തിലും ആവർത്തിച്ചും പഠിക്കുന്നവർക്ക് മാത്രമേ ന്ന പഠിക്കുന്നവ മാത്രമേ നമുക്ക് വ്യക്തമായി ഓർത്തിരിക്കുവാൻ കഴിയു മനസ്സിനും ബുദ്ധിക്കും അമിതമായ സമ്മർദ്ദം കൊടുക്കുകന്നത് ഭാവിയിൽ പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകും ഒറ്റ രാത്രി കൊണ്ട് തിരക്ക് പിടിച്ച് പഠിക്കുന്ന അടുത്ത രാത്രിയിൽ തന്നെ മറന്നു പോകുന്നതാണ് യാഥാർത്ഥ്യം

പ്രസിദ്ധമായ നിർവചനം സ്ഥിരോൽസാഹത്തിന്റെ അനിഷേധ്യമായ ശക്തിയും പ്രാധാന്യവുമാണ് സൂചിപ്പിക്കുന്നത് ഈജിപ്തിലെ pyramid കൾ പാരീസിലെ വിഖ്യാതമായ ഈഫൽ tower ഇന്ത്യയിലെ താജ്മഹൽ ബാബിലോണിലെ തൂങ്ങിക്കിടക്കുന്ന ഉദ്യാനം മലേഷ്യയിലെ പെട്രോണസ് tower തുടങ്ങിയ ലോക ചരിത്രത്തിലെ അതി വിശിഷ്ടമായ എല്ലാ സംരംഭങ്ങളും അതുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ പ്രയത്നിച്ച മഹത് വ്യക്തികളുടെ ത്യാഗപൂർണ്ണമായ സ്ഥിരോൽസാഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ദിന രാത്രങ്ങൾ നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും സ്ഥിരോൽസാഹത്തിന്റെയും ഫലമായിട്ടാണ് മാഡം ക്യൂറിക്ക് uranium എന്ന അമൂല്യ ലോഹം ലോകത്തിന് നൽകാൻ കഴിഞ്ഞത് അത്യന്തം ദുരിതപൂർണ്ണമായ സാഹചര്യങ്ങളിൽ സ്ഥിരോൽസാഹത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മറികടന്നുകൊണ്ട് uranium കണ്ടുപിടിച്ച് മാഡം ക്യൂറി നോബൽ സമ്മാന ജേതാവായ കാര്യം നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ശാസ്ത്രം വൈദ്യശാസ്ത്രം കൃഷി offline വിദ്യാഭ്യാസം ബഹിരാകാശ ഗവേഷണം അണുശക്തി computer management എന്നീ വൈവിധ്യമാർന്ന മണ്ഡങ്ങൾ മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് നാം കാണുന്ന creativity യിൽ അസൂയ തോന്നുന്ന നേട്ടങ്ങളുടെ പിന്നിൽ അനേകരുടെ നല്ല മനസ്സും വർഷങ്ങൾ നീണ്ട സ്ഥിരോത്സാഹവും വിയർപ്പും ഉണ്ടെന്ന കാര്യം പ്രത്യേകം സ്മരണീയമാണ് ഒരുപാട് പ്രതിഭകൾ രൂപം കൊള്ളുന്നത് ഇത്തരം സ്ഥിരോത്സാഹത്തിലൂടെയാണ് സ്ഥിരോത്സാഹത്തിലൂടെ ഒരു വ്യക്തിക്ക് കൈവരിക്കാവുന്ന നേട്ടങ്ങൾക്ക് യാതൊരുവിധ പരിധിയുമില്ല ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്കും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കും എത്തിച്ചേരുന്ന നാനാ സ്വഭാവ വൻ നേട്ടങ്ങളുടെ വിശാല ലോകത്തിലേക്ക് കുതിച്ചു കയറുകയാണ്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 അനേകം തങ്കങ്ങൾ തങ്ങളുടെ പാതാ പ്രാഗൽഭ്യ സർഗ്ഗശേഷിയും തെളിയിക്കുന്ന ബഹുമുഖ പ്രതിഭാശാലികൾ പോലും സൃഷ്ടിക്കപ്പെടുന്ന സ്ഥിരോത്സാഹത്തിലൂടെയാണ് പ്രശ്ന സങ്കീർണ്ണമായ ഇന്നത്തെ ലോകത്തിനും സൂര്യനും കീഴിലുള്ള നാനാവിധ വിഷയങ്ങളും കാര്യങ്ങളും ആഴത്തിലും വേഗത്തിലും സമർത്ഥമായും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ബഹുമുഖ പ്രതിഭകളെയാണ് ധാരാളമായി വേണ്ടത് അവിടെയാണ് നാളത്തെ ലോകം ഈ ഗണത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ വരും ദിനങ്ങളിൽ സമൂഹത്തിനും ലോകത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകുവാൻ കഴിയു പലവിധ കാരണങ്ങളാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി നമുക്ക് ഉണ്ടായിട്ടുള്ള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

അചഞ്ചലമായ കയറ്റമുള്ള നവീനമായ ഒരു വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടുവാനും ഇത് കാരണമാകും മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമകളായി നാം മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് നമ്മുടേതായ അമൂല്യ സംഭാവനകൾ നൽകുവാൻ നമുക്ക് സാധിക്കും മാത്രമല്ല നമ്മുടെ നമ്മുടെ നാമം അന അനശ്വരമായി തീരുകയും ചെയ്യും ഒട്ടേറെ പ്രതികൂല ഘടകങ്ങളും കടുത്ത മത്സരവും നിറഞ്ഞ നിറഞ്ഞ് നിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉത്തരമായ വിജയം കൈവരിക്കണമെങ്കിൽ സ്ഥിരോത്സഹത്തിലൂടെ മാത്രമേ സാധ്യമാകു അനവധി പ്രതിബന്ധങ്ങളോട് മല്ലിട്ടു കൊണ്ട് മനസ്സു മുടക്കാതെ പതറാതെ ലക്ഷ്യം പ്രാപിക്കുവാൻ അന്നു അന്നയും നമുക്ക് മ എല്ലാവരെയും പ്രാപ്തരാക്കുന്നത് ആക്കുന്നത് സ്ഥിരോത്സഹമാണ് ജീവിതയാത്രയുടെ ഓരോ ഘട്ടത്തിലും ആർത്തിരമ്പുന്ന തിരമാലകൾ കണക്കെ പ്രതിസന്ധിയുടെ ദുരിത പൂർണമായ നിമിഷങ്ങൾ നമുക്ക് നേരെ

ഉത്സാഹക്കുറവ് എന്നിവയുടെ അറ്റം കാണാത്ത ചുഴിയിൽ അകപ്പെട്ടു നാം തീർത്തും ആകുല ചിത്തരാകുമ്പോൾ അന്ധകാരത്തിൽ തപ്പി തടയുമ്പോൾ നമുക്ക് വഴികാട്ടിയും മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ശക്തി നൽകിയും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

ആ എന്തൊക്കിണ്ട് വിശേഷങ്ങള് എന്താ കോയപ്പൊന്നുല്ല സുഖാണ് എന്തൊക്ക്യാ അവിടിത്തെ വർത്താനം ഇവിടേം കോഴപോന്നുല്ല എല്ലാവർക്കും സുഖം തന്നെ ആണ് പിന്നെ എന്തൊക്ക്യാ പ്രത്യേകിച് വിശേഷങ്ങൾ അവ്ടെ പ്രത്യേകിച്ച് എന്താ അസുഖങ്ങൾ ഒന്നുല്ലല്ലോ ഇല്ലാ എല്ലാർക്കും സുഖം തന്നെ ആണ് അവ്ടെ എങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും എന്തേലും ഉണ്ടോ ഇല്ലാ അപ്പോ കൊഴപ്പോന്നുല്ല ആ okay പിന്നെ ഏർ എന്താ ഇപ്പോ പ്രത്യേകിച് പരിപാടി ഒക്കെ എന്താ വീട്ടി തന്നെ ഇരിക്ക ഇതെന്നെ പരിപാടി അതേലെ ആ okay പിന്നെ നമ്മക്ക് ഇന്ന് എന്നാ corona യെ കുറിച്ച് സംസാരിച്ചാലോ എന്നിന്റെ അഭിപ്രായം

ആ okay corona corona നെ കൊണ്ട് നിനക്കിണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ആണ് ഞങ്ങൾടെ പത്താം class പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് അതേലെ അഹ് അയിനെ കുറിച്ചൊന്ന് വിവരിച്ചന്നെ എന്ന പത്താം class എന്താ ഞാനീ ഒമ്പതാം class ഇൽ പഠിക്കുന്ന time ഇൽ ആയിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ corona വന്നത്

അപ്പോ നമ്മക്കൊക്കെ ഈ school ഇൽ ഏറ്റവും കൂടുതൽ important ആയിട്ടുള്ളത് പത്താം അന്നെ അല്ലെ

അതെ തീർച്ചയായിട്ടും ഇപ്പോ അപ്പോ നിങ്ങള് ഇപ്പൊ അങ്ങനെ അങ് നിങ്ങളെ class ഒരുപാട് നഷ്ട്ടപെട്ടിട്ടിണ്ടല്ലേ ഈ corona കാരണം അതോണ്ട് നിങ്ങക്ക് ഒരുപാട് സുഹൃത്ത് അതുപോലെ life ഇൽ തന്നെ പത്താം class എന്നൊക്കെ പറയിമ്പോ അതോര് ഏർ interesting ഉള്ള വിഷയം തന്നെ ആണ് പക്ഷെ അത് നമ്മക്ക് നഷ്ടമായിട്ടിണ്ടാല്ലേ നിങ്ങക്ക്

അപ്പോ അത് ഇപ്പോ എന്താപ്പോ അങ്ങനെ ഇപ്പോ അതോണ്ട് നിങ്ങക്ക് ഏർ നെട്ടാണോ ഇണ്ടായത് അതോ നഷ്ട്ടണോ ഇണ്ടായത് നഷ്ട്ടാ ഇണ്ടായത് ന്നെന്നെ പറയാലോ എന്താ നേട്ടണ്ടവാൻ മാത്രം ആ okay പിന്നെ നിങ്ങള് പത്ത് a plus കിട്ടീന്ന് പറഞ്ഞല്ലോ അപ്പോ അത് ഏർ സത്യത്തില് നിങ്ങളെടെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങള് എഴിതിട്ട് എന്നെ അല്ലെ കിട്ടിക്കണേ അതോ മറ്റൊര